നിന്‍റെ എട്ടന് ജോലി അന്വേഷിക്കുന്ന കാര്യം പറഞ്ഞാരുന്നല്ലോ. അതെന്തായി? ആ ആ അത് കിട്ടിയെടാ. കോഴിക്കോട് തന്നെ കിട്ടി.

ഓ, ഓ, കൊറച്ചൊന്നു ബുദ്ധിമുട്ടിയിരുന്നു. എന്നാലും കിട്ടി.

ങ്ങ്ഹേ, അത് ആ പറഞ്ഞല്ലോ അത്. വിമാനത്താവളത്തില്‍ ആയിരുന്നു.

നല്ല ഒരു കരിഷമേറിയ സംഭവമായിരുന്നു അത്. അപ്പം മുപ്പതു ആളില് മൂന്നാള തെരഞ്ഞെടുക്കപ്പെട്ടത്.

അതില് ഒന്ന് ഏട്ടനായി കിട്ടി.

അതേ, ഭാഗ്യമെന്നു മാത്രല്ല. അവന്‍റെ പരിശ്രമം അത് ഒറ്റവാക്കില് മറ്റുള്ളവര്‍ക്ക് കേള്‍ക്കുമ്പോള്‍ ഇത് ഭാഗ്യമാണെങ്കിലും അവന്‍റെ പരിശ്രമം ഞമ്മക്കൊക്കെ അറിയൂ.

ഇപ്പൊ അങ്ങനൊക്കെ ഇപ്പം അങ്ങനത്തെ ജോലിയൊക്കെ വേണം ഒന്ന് ജീവിച്ചു പോണമെങ്കില്. ഹാ അതൊരു ഭാഗ്യം അങ്ങനെയല്ല ഇപ്പൊ മൂല്യത്തിന്‍റെ വര്‍ദ്ധനവ് കാരണം അതേ നല്ലൊരു ജോലി വേണം. മ്ഹും. വിമാനത്താവളം എന്നൊക്കെ പറയുമ്പോള്‍ എന്താ പറയ്ക. അതിന്‍റേതായ സൗകര്യവും, നല്ലൊരു എന്താ ആള്‍ക്കാര്‍ക്കൊക്കെ നല്ലൊരു വെലയുണ്ടാവും. ആ ജോലി അവിടുന്ന് എന്ന് പറയുമ്പോള്‍.

എല്ലാര്ക്കും ഇപ്പൊ അങ്ങനത്തെ ജോലി കിട്ടികൊള്ളണം ഒന്നുമില്ലല്ലോ. പലരും ജോലികള് ചെയ്യുന്നു.ജീവിക്കാന്.

നല്ല തൊയില് കിട്ടിയാ അത്രേം നല്ലത്. അല്ലാത്തവര് കഷ്ടപ്പെട്ട് രാവിലെ മുതല്‍ രാത്രി വരെ കൂലിപ്പണി എടുത്തു ജീവിക്കുന്നു.

ജോലി നിര്‍ണ്ണയിക്കുന്നത് പഠനവും, വിദ്യാഭ്യാസവും തന്നെയാണ്.

എത്രത്തോളം വര്‍ദ്ധിക്കുന്നോ, അത്രത്തോളം നല്ല ജോലിസാധ്യതകള്‍ കൂടുന്നു എന്നുള്ളതാണ് ഇപ്പൊ.

വിദ്യാഭ്യാസം ഒന്നും നോക്കാണ്ട് ഇപ്പം ആരും ജോലി ഒന്നും തരൂല.

കൊറേ ആള്‍ക്കാര് ഇങ്ങനെ പറയും. നല്ലതുപോലെ പഠിച്ചാല് ഞങ്ങളെ പോലെ കഷ്ടപ്പെടാണ്ട് നല്ല രീതിയില് ജോലി ചെയ്തു പോവാം. അല്ലാത്ത സമയത്ത് രാവും, പകലും കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടി വരും.

മതിയാവില്ല. അങ്ങനെ ഒക്കെ ഓരോത്തരു പറയുന്നെ കേക്കാം.

ആഹ്ഹ ആ, അത് ശരി. ഇപ്പൊ ഇപ്പൊ പൊതുവേ ജോലിക്ക് ആ എന്തോ തടസങ്ങളും, പ്രയാസങ്ങളും അങ്ങനെ ഈ ഇന്ത്യയില്‍ മൊത്തം തന്നെ ഈ ജോലിചെയ്യുന്നവരെക്കാട്ടിലും കൂടുതല്‍ പഠനം കഴിഞ്ഞിട്ടും ജോലി കിട്ടാത്തവരാണ്.

അതെയതെ. അത് പല കാരണങ്ങളുണ്ട്. അത് നല്ല ഒരു സര്‍ട്ടിഫിക്കറ്റ് കിട്ടാത്തവരും, അങ്ങനൊക്കെ ഒരുപാട്.

മ്, ജോലിയന്വേഷിച്ച്, പഠിച്ച ജോലിയല്ല പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ജോലി അല്ല ചെയ്യുന്നത്. പഠിച്ചത് വേറെ.

അതേ, അതൊരു പഠനം കഴിഞ്ഞിട്ടൊരു വയിയായിട്ട് തെരഞ്ഞെടുക്കുനത് വിദേശത്ത് പോവുക എന്നുള്ളതാണ്. കാരണം വേറെ ഒരു വഴി മുമ്പില്‍ കാണുന്നില്ല എന്നുള്ളതാണ് അതിന്‍റെ സത്യം. ഇവിടെ തൊഴില്‍ സാധ്യതകള്‍ വളരെ കുറവാണ്.

കുടും കുടുംബത്തെ നോക്കണ്ടേ? ജോലി കിട്ടി മ് മ് മ്. അത് തന്‍റെ അടുത്തൊരു ബന്ധു അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന്‍റെ എന്തായി? അവന്‍ നോക്കുന്നുണ്ട്. എന്നോടും നോക്കാന്‍ പറഞ്ഞിട്ടുണ്ട്. അവന് പഠിത്തത്തോട് കൂടിയൊന്നു ഒരു തൊഴില്‍ ചെയ്യാനാ.

പഠനവും മുന്നോട്ടു പോണം. അതിന്‍റെ ചെലവില്, പഠനത്തിന്‍റെ ചെലവിലും അല്ല പഠനത്തിന്‍റെ ചെലവിനു വേണ്ടീട്ടു ചെറിയൊരു

അതേ.പോവനെ. വീട്ടുകാരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട എന്നവന്‍ കരുതിയിട്ടുണ്ടാകും. ആ ആ അങ്ങനെ. അതിന്‍റെ ഒരു ഭാഗമായി ചെയ്യാന്‍ അല്ലേ. അല്ലാതെ അവന്‍റെ കാര്യങ്ങളും നടക്കും.

അപ്പൊ പിന്നെ വെറുതെ ഉപ്പനോടും, ഉമ്മനോടും ചോദിക്കണ്ട എന്ന രീതിയിലാണ് അവനാലോചിക്കുന്നത്.

ആ ആപക്ഷേ പഠനമാണ് പ്രശ്നം എന്നവന്‍ പറഞ്ഞു.

പഠനത്തോട് കൂടൊള്ള ജോലിയാണല്ലോ അല്ലെ. അതൊക്കെ ശരിയാകട്ടെ.